ഹലോ നമസ്ക്കാരം.

നമുക്ക് സാങ്കേതിക വിദ്യകളെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? തീർച്ചയായും. സാങ്കേതിക വിദ്യയേ കുറിച്ച് എന്താണ് അറിയണ്ടേ? താങ്കൾ ഇപ്പൊഴത്തേ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ആളാണോ?

തീർച്ചയായും. അത് ഉപയോഗിക്കാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അതെ. അപ്പം അത് കൊണ്ട് നമ്മടെ ഇപ്പൊഴത്തേ തലമുറയെ ഒരുപാട് ബാധിഏഹ് മോശമായി അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കത് യോജിക്കാൻ കഴിയുന്നുണ്ടോ? യോജിക്കുന്നുണ്ട് എന്നാൽ യോജിക്കുന്നില്ല. കാരണം സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ട രീതിയിൽ അത് നല്ല രീതിയില് ഉപയോഗിക്കുമ്പോ അതില് ഗുണങ്ങളെയൊള്ളൂ. എന്നാ അതിനെ ദോഷമായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി കഴിഞ്ഞാ അതില് ദോശോണ്ട്. അതെ അതെ. അപ്പം താങ്കള് എന്താണ് പറഞ്ഞ് വരുന്നത്? നമ്മള് ഡിസൈഡ് ചെയ്യുന്ന അതായത് നമ്മള് തീരുമാനിക്കുന്നത് പോലെയാണ്. അതെ അതിനെ നല്ല രീതിയിൽ എടുക്കണം എന്നുള്ളതാ. നല്ലതും ചീത്തയും നമ്മള് തീരുമാനിക്കുന്നത് പോലെയാണ്. അത് എന്ത് കാര്യത്തിലായാലും. അതായത് ചീത്തയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ. ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതാ ആ അപ്പൊ പണ്ട് കാലങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ അധികം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾടെ ഏഹ് ഈ ക്രൂര കൃത്യങ്ങൾ കുറഞ്ഞിരുന്നു. കുറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കൂടി കൂടി വരുന്നു. അതിന് ഒരു പ്രധാന കാരണം ഈ സാങ്കേതിക വിദ്യയാന്ന് പറഞ്ഞാൽ താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ?

അത് അത് അതിനൊരു ഉദാഹരണം പറഞ്ഞ് തരാ. പണ്ട് ആഹ് പണ്ട് കാലങ്ങളില് സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന കാലത്ത് നമ്മള് നടന്നിരുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല.

ഇന്ന് സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ നടന്ന കുറ്റ കൃത്യങ്ങളൊക്കെ അറിയുന്നത്. ആഹ് അന്നും ഇതെ പോലെ കുറ്റ കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. വീട്ടില് അത്ര അല്ലാത്തത് കൊണ്ട് നമ്മളിലേക്കൊന്നും വിവരങ്ങള് എത്തിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.

അപ്പോൾ എം ഈ സാങ്കേതിക വിദ്യ നല്ലതാണ് എന്ന് തോന്നാറുണ്ടോ? ആഹ് എന്ന് എന്ന് കരുതിയാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും അങ്ങനെ കുറേ ഏഹ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാന് അല്ലാതെ ഇപ്പം ദൂരെയുള്ള ഒരാളെ നമുക്ക് ഏഹ് പെട്ടന്ന് എന്താ എന്തെങ്കിലും ആഹ് കണ്ട് സംസാരിക്കാന് അല്ലാണ്ട് ആഹ് എന്തെങ്കിലും ആഹ് സന്ദേശങ്ങൾ എത്തിക്കാന് പണ്ട് കാലങ്ങളിൽ ഈ കണ്ട് സംസാരിക്കാൻ സന്ദേശങ്ങൾ എത്തിക്കാന് കത്തുകളയച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യ തീർച്ചയായും വളർന്നത് വളർന്നത് കാരണം നമുക്ക് അല്ലാണ്ട് ഇപ്പം ഒരുപാട് രീതികളിൽ ഏഹ് അവരുമായിട്ട് ആശയ വിനിമയം നടത്താൻ കഴിയും. അപ്പം അത് നല്ലതാന്ന് തോന്നാറില്ലേ?

തീർച്ചയായും നല്ലൊരു കാര്യാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു മരണം അങ്ങനെ എന്തെങ്കിലും വിശേഷ കാര്യങ്ങള് ഒരു മനുഷ്യനിലേക്ക് എത്തിക്കാനോ ദൂരെയുള്ളവരിലാണെങ്കില് കത്തയച്ചു മരണം കഴിഞ്ഞ് ഒത്തിരി ദിവസങ്ങൾക്കു ശേഷായിരിക്കും അവരറിയുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ലാ. അതേ സെക്കൻഡിൽ തന്നെ അവർക്ക് കാര്യങ്ങള് എത്തിക്കാം.

അതേ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്.അപ്പൊ ഹം. രാജ്യത്തിന്റെ വളർച്ചക്ക് തന്നെ ഈ ഈ പറഞ്ഞ ഇത് സാങ്കേതിക വിദ്യ കൊണ്ട് വലിയ്യൊരു നേട്ടോണ്ട്. സാങ്കേതിക വിദ്യ കൊണ്ട് അതേ അതേ. ഓ അപ്പം ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചക്ക് ഏഹ് നന്നായിട്ട് യോജിക്കുന്ന ഒരാളാണ്. തീർച്ചയായും തീർച്ചയായും. ഇനി ഇനിയും വളരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഒരിക്കലും സാങ്കേതിക വിദ്യകള് കൊണ്ട് അപ്പം ഇപ്പൊ ഈ സാങ്കേതിക വിദ്യകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?

ഒരു പ്രശ്നങ്ങളും ഇണ്ടാവില്ലാ. അപ്പൊ താങ്കൾ ആഹ് ഈ നല്ല രീതിയില് ഈ തീരുമാനിച്ചു കഴിഞ്ഞാല് സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് ഗുണമേയുള്ളൂ. . ഈ മാധ്യമങ്ങളിലൂടെ ആഹ് മറ്റുള്ളവർക്ക് ഏഹ് ഹാനികരമായിരുന്ന ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാന്ന് പറഞ്ഞാൽ വളർച്ച കൊണ്ടാന്ന് പറഞ്ഞാൽ യോജിക്കാൻ കഴിയുമോ? എങ്ങനെ? മനസ്സിലായില്ല. ചോദ്യം ഒന്നു കൂടി ആവർത്തിക്കാവോ? ആഹ് അതായത് സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെയുള്ള ആരോപണങ്ങള് ഉന്ന ഏഹ് ഉന്നയിക്കുന്നത് കൂടി കൂടി വരാണ്. തീർച്ചയായും. അത് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്?

അത് ഇപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടല്ലാ മാധ്യമങ്ങളിലൂടെ ഇതുണ്ടാകുന്നത്. അത് ഒരു മനുഷ്യന്റെ മനുഷ്യനുണ്ടാക്കുന്ന ഒരു കഥ അല്ലെങ്കില് മനുഷ്യൻ കണ്ടെത്തുന്ന സ്റ്റോറിയാ സാങ്കേതിക വിദ്യയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നേ. ആഹ്. പിന്നേ മറ്റു മനുഷ്യരിലേക്ക് എത്തി അവർക്ക് നല്ലതും ചീത്തയും കണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോവുന്ന ചില പ്രശ്നങ്ങൾ മാത്രായാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സാങ്കേതിക വിദ്യയെ നമ്മളൊരിക്കലും കുറ്റം പറയരുത്. അപ്പൊ അപ്പം ഇതില് ഏഹ് ഇനി വരുന്ന ഒരു തലമുറ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് നല്ല നല്ലതിലേക്ക് പോകുമോ അതോ ചീത്തയായ ഒരു രീതിയിലേക്ക് പോകുമോ? എന്താണ് അതിനെ പറ്റി?

തീരുമാനിക്കാൻ കഴിയില്ലാ നന്ദി.